നമ്മള് തയ്യാറാക്കിവെച്ചിരുന്ന അഹ് ചൂര പൊരിച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് mix ചെയ്‌ത്‌ ആഹ് ഉം ആഹ് വിനാഗിരി വല്ല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോകാനാണെങ്കിൽ വിനാഗിരി അപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ആഹ് ആ കൊണ്ട് ചെല്ലുന്ന സ്‌ഥലത്ത് എത്തിയശേഷം അതിലേക്ക് ചെറുതായിട്ട് വിനാഗിരി ഒഴിച്ചുകൊടുത്താൽ മതി. വീട്ടാവശ്യത്തിൻങ്ങൾക്കാണെങ്കില് നമ്മള് വിനാഗിരി ചേർത്ത് വിനാഗിരി ചേർ ത്തിട്ടും അതില് gravy കുറെ നമ്മുടെ ആവശ്യത്തിനുള്ള gravy ഇല്ലെങ്കിൽ ഉം അഹ് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ആഹ് ഒരു

അത് cut ആവല്ലേ cut ആക്കി പോകും ചെയ്യും ഹാ അത് ഇവിടെ െതരക്കിണ്ടായിരുന്നു ഇവിടെ തരാക്കിന്ടയിനി

ഹും നീ പറീ

നീ തല്ലിണ്ടാകാലിണ്ടാ ഇപ്പൊ college ഇല്

ഇൻറെ തല്ല് സംഭവങ്ങളൊക്കെ പറഞ്ഞേ

ഒനോടാ സിനനോടാ ആരെന്തിലൊക്കെ ആ സുഫിയാനും ഹസ്സൻ തല്ലില്ലണ്ടാകുമെന്ന് ഒർപ്പിച്ചിന് ഹസ്സൻ തല്ലേലോലാ ഹസ്സൻ വീട്ടി പോയി നമ്മളെ ചെർക്കാനാണ് ഉം അവസാനായിട്ട് ഒരു ബംഗാളി ചൊറിച്ചിന് ഓൻറെ അനിയനാണോന്ന് ഇപ്പോപറഞ്ഞാല്

എന്തേ

ആ വർത്താനം കേട്ടയിന ചിനിക്ക് ഓർമിണ്ടാഉവ ആയെന്താ സൻആ കിട്ടായിട്ടാ ഒന്നും പറയണ്ട സംഭവെന്താ പറഞ്ഞതി ഇപ്പൊ പറഞ്ഞ സാന എന്തയാർന്നയീ

ആയിജ്ജ വിട് ആത് ഇവിടെ പറയാൻ പറ്റൂല്ല അതോൻറെ pm കാര്യാണ് അതിവിടെ ചർച്ചചെയ്യാൻ പാടില് അതമ്മള ചേർക്കനാട്ടോ ഓൻറെ ഏറ്റു വെല്യ പ്രത്യേകതന്ന എടങ്ങാറ് ആയിരിക്കണ സമയത്തും ഓൻ നിന്നെരും കൂടെ അതാണ് ഏറ്റവും വെല്യ ഒരു ഭാഗ്യം

ആ quality പോര് ചങ്ങായി വേറെന്തിങ്കില്

ഒപ്പത്തിനൊപ്പം നിന്നെരും എന്തിനും അതാണ്

എന്തേലും എടങ്ങാറ് ഇണ്ടാകുമ്പോ ഞാൻ ആണേൽ മുമ്പ് വിൽചെലിണ്ട് വിളിച്ചു പറീ ഓനെവിടെ എല്ലെങ്കിൽ ഞാൻ എവിടെ വെച്ചിട്ട് രണ്ടാളും അങ്ങനെ നടക്കല് ഒപ്പം വെച്ചിട്ട് കളി set ആണ് നമ്മൾ മൂന്നാളിൽ

ഒരു കൈ അബദ്ധം നാറ്റിക്കരുത് കൈ അബദ്ധത്തിൽ പറ്റിയതായാലെ എവിടക്കണേലും ഞാൻ നിക്കാ ന്നിട്ടന്താ ഇപ്പൊ പൊറത്തൊക്കെ പോകാൻ പറ്റോ college ഇല്

പറീ ഇതിൻറെ flasck ഇണ്ട ആ flasck ഇൻ ഞാനും ചായ കുടിക്കാൻ പോകും ഇതിൽ നിന്ന് പൈസ തരും ഞാൻ ഇങ്ങക്ക് ഭയങ്കര ജാഡ എന്നിട് ഞാൻ പോയില്ല ഉം അധികോം wow പോയിട്ട് ഒരീസം ഞാൻ പോയില്ല അന്നു ബിനും ഒന്നും പോയി പിന്നെ കൊണ്ടായില്ല ഞാൻ അറിഞ്ഞീല ഞാൻ എന്തോ എയ്‌തെന് എന്തോ എയ്‌തെണന്ന് തോന്നുണു അന്ന് രാവിലെ ഒരു സുലൈമാൻ കുടിച്ചു ആല്ലാ ഉസ്സയിൻറെ വിചാരോ ഞാൻ പോരില്ലാന്ന അന്ന് ഓന് ബിനു പോയിക്കിണ് എന്നിട്ട് class ഇൽ ചെന്നു

പിന്നെ ഓന് തെറ്റൊന്നും ചെയ്യാത്ത കുട്ടിയല്ലേ അതോണ്ട് പിന്നെ ഇങ്ങനെ മറന്ന് മറന്ന് പോകുന്ന് ഇപ്പൊ അഫ്രിനെ മറന്നോ അഫ്രീൻ രണ്ടാലുണ്ടായിനു എന്നിട്ട് ഉസ്താദ് പറഞ്ഞിന് ഷിയാനെ കണ്ടുപിടിക്കണമെന്ന് ഉം വേറെ പറച്ചലി ഇഷ്ടല്ല ഇങ്ങക്ക് ആ ഞാൻ നല്ല കുട്ടിയാണെ ആൻ്റെ നല്ല സ്വഭാവം കൊണ്ട് ആ ഉസ്താദ് എന്നെ പിടിച്ചില്ലന്നെ ഉള്ളു ഇനി ഉസ്താദ് ഇക്കൊല്ലം പിടിച്ചോളാ ആണ് ഇക്കൊല്ലം നീണ്ട് കിടക്കേലെ ന്താ college നിർത്തല്ലല്ലോ അയിന് എനിച്ച അവിടെ നിർത്താൻ

dictation എഴുതാൻ നോക്കണം ഒന്നാം class ആണ് രണ്ടാം രണ്ട് കൊല്ലം മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് corona time ആണ്

ഒന്നാം എന്ന സ്വാഭാവികയിട്ട് പറയാതിരിക്കല്ല് കൊറവ്വാണ് എല്ലാരും റയാനിണ്ടല്ലോ കൊറേ കുട്ടിയോൾ നിർത്തി പോയില്ലേ ഇപ്പൊ പയ്‌നേഴ്‌ ആൾകാറുള്ളു അല്ലെ class ഇൽ അതാണ് നീ ഒറങ്ങിയാലും വേഗം പുടിച്ചെന് എണീകുകുമ്പം വേഗം അറിയാണ് ഇതാര് ഒറങ്ങീന് മുപ്പത്തിനാല് bench ഇലെനി കടന്നമതി

ആകെ മൂന്ന് bench ഇബിടെ ഇണ്ട് മൂന്ന് bench ഇപ്പറത്തുണ്ട് ഞാനും ഹസ്സനും നാഫിയും ഓട് bench മേൽ

എടാ മുർഷിദ് മുർഷി ആ അതന്ന് മുർശിയും അർശിയും ഒരു bench മ്മെ ഒരി രണ്ടാളും മാത്രം ഒരു bench മ്മെ

ഓൺ first bench മ്മെ പിന്നെ last bench ന്ന് ഷാഫി അയിൻറപ്പർത്ത് ഉം അയിൻറപ്പർത്തു അരയിനു ഷാ ഷാ യാണ് ഏറ്റവും വലുത് ഞാൻ എപ്പളും അങ്ങനെ തന്നെലോ

പിന്നെ second bench ഇല് ഉം ഒറ്റടി ഓർക്കേ സമയത്തിന് അങ്ങ് കേറിക്കോളും

ചെറുക്കൻ ഇണ്ടാകട്ടെ കായി ഓനിക് അടി കിറ്റാലിണ്ട പായെ മായിരി ഇപ്പൊ അടി കൊറവാണ് യീ full താരികിടെ ഉള്ളു ഇല്ലാട ഇപ്പൊ അടിയൊനുല്യ പക്ഷെ team ആണ് അടികൊന്നു നേരില്ലാ ഇപ്പോ വർത്തല്ലേ എന്നാല് ആണ് നിനക്കു ഭയങ്കര profile ഒക്കെ അല്ലെ ഇതൊക്ക് നമ്മളതാ ഒന്നും പറയൂല നമ്മളെ ചെറുക്കാനാണ് അല്ലാഹു ഓനില്ലെങ്കിൽ ഞാൻ ഇല് നീ ഇല്ലെങ്കിലു വാൻ വിവാദയാണ് class ഇല് കൊറേ ഒണ്ടാകൂ ഓനിക്ക് separate യിട്ട് ഒന്ന് നമ്മാക്കല്ലാർക്കും ഒന്ന് അങ്ങനെയാ

പഠിച്ചു പോയിലെ പഠിച്ചോനോ ഇരുന്നു പഠിപ്പാണ് book മുമ്പിന്ന് പോകില്ല പഠിച്ചനാണോ നാലുമണിക്കൊക്കെ ഇരുന്നു ഇങ്ങനെ പഠിക്കും എങ്ങനെ എന്താ നമ്മളെങ്ങനെണ് ചെയ്തേർന്നേ നമ്മളത്തും അങ്ങനെത്തന്നെ ഇരിക്കൽ പരീക്ഷക്ക് എങ്ങനെ ഇരിക്കല് പരീക്ഷക്ക് അങ്ങനെ പഠിച്ചു പോയാല് നടക്കൂല്ലടാ കിതാബ് ആകുമ്പോ copy അടിച്ചാല് നടകുലേ ഒന്ന് മായികൊണ്ടൊണ് നമ്മള് college തന്നെ invigilator വന്നേ പ്രാവിശ്യം ഒരു തടിയൊക്കെ അല്ലെ കൊർച് കർത്തിട്ട് അത് ആദ്യം വേറെ ഏതോ college തേനോ

അത് scene ല്ലനു ഇങ്ങനെ ഇരിക്കും ഒരു മൂലക്ക് കണ്ടയ്‌ന okay ഇതെന്താ ചോയിക്കും വേറെ പ്രശ്നോന്നൂല്യ ഞാൻ ഭയങ്കര strict അകിറ്റാണ് ആളെ കളി വായിച്ചെടുക്കൂല എല്ലാ പരീക്ഷ എന്താ അപ്പാർത്തുന്നു നോക്കിയാല് കൂടി എന്താ വെറുതെ paper പിടിക്കുന്നേ പറഞ്ഞിട്ട് അല്ലാ മുസി എന്താ ആൻറടെതു പറഞ്ഞെര്ത് നാഫി ന്താ ആൻറടെത്ത് പറഞ്ഞേര് നാഫിനോട് അങ്ങനെ വർത്താനം പറയാൻ പറ്റീല ഓൻ നോമ്പ് തോർക്കാണ് വന്നിട്ട് നേരെ ഒന് ഞങ്ങൾ എള്ളേര് bus stand ഇൽ ഒരുമിച്ചു കൂടി ആദ്യം അയിന് ശേഷം നേരെ restaurant ൻറക്ക് പോയേനെ ഒന് ഇന്ന് നോമ്പ് തൊറക്കണ്ട കൈനില്ല വേഗം restaurant കേറീന് ആ time ഇലായാണ്ട് ഉസ്താദ് ഇൻഡയെല്ലതോണ്ട് ഓനോട്‌ അധികം വർത്താനം പറ്റീല പിന്നെ കയ്യകയിട്ട് ഓൻറെ വർത്താനം ഷിഹാനോടെ

അതിപ്പോ ജാസിമുസ്താദ് പറഞ്ഞിക്ണ് college മേ നിക്കണില്ല ഇവിടെയും എവിടെയും നിക്കണില്ല ആ പറയി എന്തിനാ തെറ്റിക്ണ് തെറ്റിയെതെന്താ അന്നും ഇതേ പോലെ പരീക്ഷ hall കൈനീട്ട പരീക്ഷ ഏർ പരീക്ഷ കൈനീട്ട എന്തോ ഇതിന് കളിയാകെനെന്നു നാടിനെ കുറിച്ചിട്ട് കളിയാകിട്ടൊന്നു നാടിനെ കുറിച് കളിയാകീട്ട് എല്ലരുട്ട് ഓനെ ഊതി പറഞ്ഞു കളിയാക്കൽ പൊതുവെ college ലൊരു പൊതുവായ ഭാഷയെ വിട്ടിട്ടൊരു ഒരു പരിവാടി ഇണ്ടോ ഭാഷയെ കുറിച്ച നല്ലേ കളിയാക്കി അയിന് ഒരു ചൂലിൻറെ കമ്പ് മറ്റെ കമ്പില്ലേ തടിച്ച കോൽ ആയെടുത്തിട്ട് ഇന്റെ കാലുമടച്ചിട്ട് എന്ത് എന്ത് പറ്റീല എന്തേലും കാട്ടായിരിക്കോ ഞാൻ ഒന്നും അകീട്ടില്ല അയില് ഇല്ല ഇങ്ങനെ നിന്നുക്കുയർന്നു പിന്നെ ഞാൻ കരുതി ഇതൊക്കെ വെറുതെ തമാസകക്കയര്ന്നു പിന്നീട് കാര്യായിട്ട് തെറ്റി പിന്നെ ഞാൻ എന്തായാന അതന്നെ ഓൻ പറയണേ പോട്ടെ ഒരു സുഖണ് സുഖം എന്ന് പറയാ പോയി മോയന്ത മണ്ണാ മോയന്ത മണ്ണനെ തെറ്റിയെ തല്ലീട്ടോ ആ മോയെന്തെടെ പോടാ അവിടുന്ന് പിറ്റേസം രാത്രി തോയിരല്ലാതെ വേർപ്പിക്കേണ് അതേയ്‌തിട്ടില്ല അതെഴുതാൻ മറന്നുകുണ്

ഓൻ എന്താ പത്തു കാര്യങ്ങൾ എയ്‌തീൻ അതിലേറ്റവും മുഖ്യ ഏതാണ് food ഓർകെന്

ഉളിച്ചാലൊണ്ടോ നല്ല കയ്‌ന കൊല്ലം എന്ന് പറയാം കയ്‌ന കൊല്ലം ചെല leave ഇന്നൊക്കെ വരുമ്പ message അയക്കും പിന്നെ നമ്മളെ ത്വാഹണ്ട് താഹ പോയ ആഹ് ആഹ് ആദിൽ പോയില്ലേ

അല്ല ഓർ പഥത്തെ class കൈനീട്ട സുവർജി book കൊടുക്കെണ്ടെ കരുതീട്ട് അങ്ങനെ പരീക്ഷക്ക് പൊട്ടൻ വേണ്ടിയെന്ന് എയ്താണ് ഇങ്ങ team ആകാൻ പോയില്ലേ ഏർ

planning ഒക്കെ പറഞ്ഞേ ജാസിം ഉസ്ത്താദ് ആട്ട എടാ ഇങ്ങള് മാത്രം പോരാ ഇങ്ങളപ്പം പഠിച്ച ഇങ്ങളപ്പം വേര് പിരിഞ്ഞു പോയ എല്ലാരേയും ഇങ്ങള് വിളിക്കി ഇവിടുന്ന് വിട്ടു പോയ ഉസ്താദ് മാരെ വിലക്കി എന്നിട്ട് വിളിച്ചു set ആക്കി എല്ലാരിടും വരാൻ പറഞ്ഞി പറയാന്‍ പോകുന്ന topic ആദ്യകാല ശബ്ദ ചിത്രങ്ങള്‍ ആയിരത്തിത്തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ടി. എ സുന്ദരം സ്ഥാപിച്ച model theater സുകു സുകാരാൻ തയ്യാർ തയ്യാർ ചെയ്യപ്പെട്ട ബാലനാണ് മലയാളത്തിലെ ആദ്യകാല ശബ്ദചിത്രം നാഗർകോവിൽ സ്വദേശിയും അർദ്ധ മലയാളിയുമായിരുന്ന എ. സുന്ദരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത്തില്‍ എഴുതിയ വിധിയും, മിസ്സിസ് നായരും എന്ന കഥയെ അടിസ്ഥാനമാക്കി ചിത്രം സംവിധാനം ചെയ്തത് പാഴ്സി വംശയായ

നിര്‍മ്മാണം തുടങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് january പത്തിന് theater ഉകളിലെത്തി. കുഞ്ഞമ്മു എന്ന നടിയായിരുന്നു ആദ്യനദി നായികയായി അഭിനയിച്ചിരുന്നത്.

മറ്റൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച വിൻസന്‍റ് A ആണ്. പ്രഹ്ലാദയ്ക്കു ശേഷം ഏഴു വർഷക്കാലം മലയാളത്തിൽ ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയില്ല. എങ്കിലും, മലയാള സിനിമയുടെ പില്ക്കാല വളർച്ചയിൽ സ്വാധീനം ചെലുത്തിയ നിരവധി പ്രദർശന വിതരണ company കള്‍ സ്ഥാപിക്കപ്പെട്ടത് ഈ കാലയളവിലാണ്. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴില്‍ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഉദയാ studio സ്ഥാപിക്കപ്പെട്ടതും ഈ കാലയളവിലെ പ്രധാന നേട്ടമാണ്. മലയാളചലച്ചിത്ര നിർമ്മാണം മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചുനടാൻ കാരണമായത് ഉദയാ studio യും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടില്‍ പി. സുബ്രമണ്യം നേമത്തു സ്ഥാപിച്ച

കേരള talkies ഇന്‍റെ banner ഇല്‍ നിർമ്മിച്ച നിർമ്മലയായിരുന്നു ആ ചിത്രം. മലയാളിയായ പി. വി. കൃഷ്ണനായിരുന്നു നിർമ്മല സംവിധാനം ചെയ്തത്. മലയാളത്തിൽ പിന്നണി ഗാനാലാപന സമ്പ്രദായം ആരംഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ് നടീനടന്മാർ തന്നെ പാടിയഭിനയിക്കുന്ന രീതിയായിരുന്നു പ്രഹ്ലാദ വരെ നിലനിന്നിരുന്നത്. ഉദയാ studio യിൽ നിർമ്മിച്ച ആദ്യ ചലച്ചിത്രമാണ് വെള്ളിനക്ഷത്രം. ജർമ്മൻകാരനായ ഫെലിക്സ്. ജെ ബെയിസലായിരുന്നു ബെയിസായിരുന്നു സംവിധായകൻ. ബാലനു ശേഷം വന്ന ഈ ചിത്രങ്ങളിലൊന്നിനും ശരാശരി പ്രദർശനവിജയം പോലും നേടാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകള്‍ ആറ് മലയാള ചിത്രങ്ങൾ പുറത്ത് വന്നു നല്ലതങ്ക സ്ത്രീ, ശശിധരൻ, പ്രസന്ന, ചന്ദ്രിക, ചേച്ചി എന്നീ ചിത്രങ്ങളിൽ ഉദയായുടെ നല്ലതങ്ക പ്രദർശനവിജയം നേടിയപ്പോൾ മറ്റുചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. സ്ത്രീ എന്ന ചിത്രത്തിലൂടെ തൃക് തിക്കുറിശ്ശി സുകുമാരൻ നായർ രംഗത്തെത്തിയതാണ് ഈ വർഷത്തെ പ്രധാന സംഭവം മുന്നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർതാരമായി അന്നറിയപ്പെടുന്നത്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നില്‍ മലയാള cinema യിലെ ആദ്യ superhit ജീവിത ജീവിതനൗകയുൾപ്പെടെ ആറു ചിത്രങ്ങൾ പൊറത്തുവന്നു. കെ. വി. കോശിയും കുഞ്ചാക്കോയും ഉദയാ studio കേന്ദ്രമാക്കി ആരംഭിച്ച K and K Combines ന്‍റെ banner ഇല്‍ നിർമ്മിച്ച

ഇന്നും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾക്കേ സാധിച്ചുള്ളൂ. കേരളകേസരി, രക്തബന്ധം, പ്രസന്ന, വനമാല, യാചകൻ എന്നിവയായിരുന്നു മറ്റു ചിത്രങ്ങൾ. മലയാളസിനിമയെ പതിറ്റാണ്ടുകൾ അടക്കിവാണ പ്രേം നസീറിന്റെ അരങ്ങേറ്റം കണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട്. എസ്. കെ. ചാരിയുടെ മരുമകൾ

വിശപ്പിന്‍റെ വിളി, അമ്മ എന്നീ ചിത്രങ്ങൾ മാത്രമാണ് പ്രദർശനവിജയം നേടിയത്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നില്‍ പുറത്തിറങ്ങിയ എഴുചിത്രങ്ങളിൽ തിരമാല, ശരിയോ തെറ്റോ എന്നീ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ രചന, സംവിധാനം, ഗാനരചന, അഭിനയം, നിർമ്മാണം എന്നിവയെല്ലാം നിർവ്വഹിച്ചത് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിരുന്നു ഒരാൾ അങ്ങനെ എല്ലാ മേഖലകളും പ്രവർത്തിച്ച് ഒരു ചിത്രം പുറത്തിറക്കുന്നത്

തിരക്കഥ, ഛായാഗ്രഹണം, ഗാനങ്ങൾ, കലാസംവിധാനം തുടങ്ങി മലയാളസിനിമയുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമായിരുന്നു നീലക്കുയിൽ. ആദ്യമായി ദേശീയപുരസ്ക്കാരം നേടിയ മലയാളചിത്രമെന്ന ബഹുമതിയും നീലക്കുയിലിനു സ്വന്തം. മികച്ച മലയാളചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളിമെഡലാണ് ചിത്രം നേടിയത്.